hello നനിമാ ആഷിക മോളേ എന്തേ

ആ സുഖാണ് മോളെ നീ സുഖാണോ ഓ സുഖം നനിമാ എന്താ ചെയ്യണ് ഞാനിതാ ദാ ഊണൊക്കെ കഴിഞ്ഞ് കെടക്കാൻ പോന്നു

ഞാൻ ഇഡ്ലി ഓ ആയിക്കോട്ടെ curry യൊന്നും വെച്ചില്ലേ ഇഡ്ലിക്ക് ചട്ടിണി മതിയല്ലോ ചട്ടിണി അരച്ച് ആ ശരി ശരി അപ്പൊ vegetables ഒന്നും കഴിച്ചില്ല അല്ലെ അത് പിന്നെ ഊണ് കഴിക്കുമ്പോ ചോറ്റിന് വേണ്ടീതുള്ളതൊക്കെ ഉ ഏർ കഴിച്ചു ചപ്പാത്തിക്കൊന്നു അത് വേണ്ടലോ ഉം അപ്പൊ ഞാന് എന്തിനാ ചോയിച്ചെന്നു വെച്ചാൽ നനിമാ എനിക്ക് കൊറച്ചിപ്പൊ nilgiris ആയിട്ടുള്ള vegetables നെ പറ്റിയൊക്കെ അറിയണം അപ്പൊ ഇ vegetables നെ പറ്റിന്ന് പറയാണ്ട് ഏർ ഏർ വ്യവസായത്തിന പറ്റി പ അപ്പൊ കൊറച്ച് അറിയണം

ഏതൊക്കെ സാധനങ്ങൾ നമ്മളിടുഅ ഏർ പിന്നെ അതിട്ടാ എനിക്കെപ്പ വരും ഇപ്പൊ ന എനിക്ക് first വന്നിട്ട് അവിടെ ഏതൊക്കെയാണ് നമ്മള് ഏർ വെതയ്ക്ക്യാന്ന് first പറയ് പിന്നെ ഞങ്ങക്ക് ഏർ ചോയ്ക്ക പിന്ന അയിൻറെ അയിന് വേണ്ടി ഉത്തരങ്ങളൊക്കെ പറയ് പിന്നേ ഇല്ലെ കാലി flower വന്ന് ചെറുതായിട്ട് വെതച്ച് നമ്മള് നാത്ത് ഇണ്ടാക്കണങ്കി ഇരുപത് ദിവസ ആകും മൊളക്കണെങ്കി വെതച്ചിട്ട് ആ മൊള വരണെങ്കി ഇരുപത് ദിവസം ആകും പിന്നെ അത് ചെടിയക്കത്തിരി വലുതായിട്ട് നമ്മള് പറിച്ചിട്ട് വന്ന് പിന്നേ അതെത്തിപ്പർത്ത് തൈ നായ്റ്റ് നടണം നട്ടിട്ട് ഏർ നമ്മള് എങ്ങനെയും അത് പൂ വരണെങ്കി തൊണ്ണൂറ് ദിവസ ആവും തൊണ്ണൂറ് ദിവസ ആയി നാല് മാസത്തില് അത് നമ്മക്ക് അറിവിട ചെയ്യാ അങ്ങനെ പൂക്കോസ് വളരെ പൂക്കോസ് ആണ് നമ്മക്ക് ഇപ്പൊ വരുമാനം കുറച്ച് കൂടുതല് വരുന്നത് വേഗം ഇപ്പഴൊക്കെ ഈ മരുന്നൊക്കെ ഇടണത് കൊണ്ട് വേഗം വരണിണ്ട് ഇപ്പൊ തൊണ്ണൂറ് ദിവസത്തില് നമ്മ മതി ആദ്യ കാലത്തൊക്കെ നാൽപ്പത് ദിവസം ബേണം ഇപ്പളൊക്കെ തൊണ്ണൂറ് ദിവസം കൊണ്ട് നല്ല വലിയ വലിയ കാലി flower ആകും നല്ല വെളച്ചിലുള്ള ഒരു സാധനും അതാണ് നല്ല വരുമാനം വരണതും അതാണ് അതിനൻകൊണ്ടാണ് ഇപ്പൊ ആൾക്കാരൊക്കെ ഏർ നെറയെ ആ കാലി flower ആണ് design ചെയ്ന്നത് ഓ ശരി ശരി നനി ആയിക്കോട്ടെ പിന്നെ നനി ഏർ നിങ്ങള് cauliflower നെപ്പറ്റി പറഞ്ഞു പ്പോ പിന്നെ അടുത്ത് ഇനിയെന്താണ്ടി ഇനിയെന്താണ് അവിടെ ഏർ വെതയ്ക്ക്യ ഞാ ഇവിടെ വന്ന് പിന്നെ carrot beetroot ഇങ്ങനത്തുള്ള സാധനങ്ങൾ നൂർക്കോല് ഇതൊക്കെ നന്നായിട്ടുള്ള ദാ ഇതെല്ലാം എപ്പഴും എല്ലാവരും കഴിക്കുന്ന സാനങ്ങൾ അത് നന്നായിട്ടുണ്ടാകും കായ്കനികൾ അത് നന്നായിട്ട് ലാഭുള്ള സാധനോണ് അത് ദേഹത്തിനും നല്ലതാണ് ഓ ശരി ശരി നനി അപ്പ ഇനി അടുത്ത വന്നിട്ട് beans നെപ്പറ്റി പറയ് beans ന് ഏർ എന്തൊക്കെയാണ് അയിന് എന്തെ എന്തൊക്കെയാണ് വേണ്ടീന്നൊക്കെ പറയ് beans വന്ന് അത് നമ്മള് beans വന്ന് നല്ല ഒണക്കീട്ട് നല്ല വെതയായി ഒണക്കി എടുത്ത് വെച്ചിട്ട് നമ്മള് അതിന് നല്ല മണ്ണ് നല്ല ഒലത്തി നല്ല മണ്ണ് നല്ല പിന്നെ എന്താ പറയ നല്ല ഈറപ്പതും പാടില്ല നല്ല ഒതുല്ലാതെ ഇരിക്കുന്ന സ്ഥലമായിരിക്കണം നിറയെ വെള്ളവും പാടാതിരിക്കുന്ന സമയത്ത് ഞാനിതാ പിന്നെ പാത്തി മാതിരി കെട്ടണം കെട്ടിയിട്ട് beans നമ്മൾ ഓരോന്നോരോന്ന് കുത്തി ഇടെണത്

അത് മുളച്ചു വെളിയിൽ വരണെങ്കിൽ പത്ത് പന്ത്രണ്ടോസം ആവും അങ്ങനെ മുളച്ച് വെളിയിൽ വരണെങ്കി അതിൻറെ ശേഷം പിന്നെ അത് ചിലവര് അതിന് വന്ന് പന്തലിടും ചിലവര് വന്ന് കുറ്റി കോലുകൾ കുത്തിക്കൊടുക്കും അപ്പർത്തു ഇപ്പർത്തും കൂടി ഉം ശരി ശരി നനി ഉം അങ്ങനെ കോ കോലുകളൊക്കെ കുത്തിക്കൊടുത്തു അതില് നല്ല പടരും പടരുമ്പം നല്ല അത് നല്ല തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു പറഞ്ഞ നന്നായിട്ട് അത് വ നിറയെ കായ്ക്കു അതില് അഹ് beans നല്ല സ നമ്മൾക്ക് വീട്ടിലിക്ക് നല്ല ചിലവിനു ആയി ഇ കൊറേ കൂടുതൽ നന്നായിട്ടത് നേ നല്ല മരുന്നൊക്കെ അടിച്ച് നന്നായിട്ട് വെച്ചുട്ടെങ്കിലേ അതില് നല്ല പൈസ നമ്മക്ക് എടുക്കാ

ഇപ്പൊ നമ്മക്ക് ഏതില് എന്തിലാണെങ്കിലും beans ൻറെ കൂടെ നമ്മള് carrot ആണ് ഉപയോഗിക്ക ഇങ്ങള് പറയണ് ഇപ്പൊ beans ലാണ് നല്ല പൈസ ഇണ്ട്ന്ന് അപ്പൊ carrot നോ

carrot ഉം നല്ല cash എന്നെയാന്ന് carrot ഉം ഇപ്പൊ നല്ല വിലയേനു ആദ്യോക്കൊക്കെ വെറുതെ ആണ് ഇപ്പൊക്കെ നൂറ്റിരുപതു വരേക്ക് വിക്ക്ന്നിണ്ട് ഒരു kilocarrot ഉ എല്ലാ കല്ല്യാണത്തിനും എല്ല വീട്ട് വിശേഷത്തങ്ങളും എല്ലാത്തിലും അത് use എയ്യിണ്ടല്ലോ അതുകൊണ്ട് അതിന് നല്ല അപ്പൊ നല്ല വരുമാനോം ഉണ്ട് അത് നല്ല ദേഹത്തിനും നല്ലതാണത് ഉം ശരി ശരി നനി അപ്പൊ carrot ന് ഏർ എന്തൊക്കെയാണ് വേണ്ടി ഇപ്പൊ നമ്മള് ഏർ അത് വന്ന് beans നെ പോലെ തന്നെയാണോ അല്ല എങ്ങനെയാ നനി അത് വെതയ്ക്കണം carrot ൻറെ വെതാന്ന് പറഞ്ഞ ജീരകം മാതിരി ഇണ്ടാവും അതിൻറെ വെത ജീരകം നമ്മളെ ജീരകം കണ്ടിട്ടുണ്ടോ ജീരകം എങ്ങനെയുണ്ടോ അതു മാതിരി carrot ൻറെ വെത ഇണ്ടാവും അത് നമ്മള് നന്നായിട്ട് പാത്തിയ മാതിരി കെട്ടണം മണ്ണ് നന്നായിട്ട് അതില് നല്ല ഏർ നല്ല അതിലുള്ള സത്തുള്ള സാധനങ്ങളൊക്കെ ഇടണം എരുവൊക്കെ ഇടണം നല്ല എരുവും ഇതൊക്കെ ഇട്ടിട്ട് നല്ല കലക്കണം മണ്ണ് നല്ല കലക്കീറ്റ് പാത്തി മാതിരി കെട്ടണം പാത്തി മാതിരി കെട്ടീട്ട് നമ്മൾക്ക് ചെറുത് ചെറുതായിട്ട് അങ്ങനെ ഒരു വരവരയായിട്ട് ഇണ്ടാക്കണം ഏർ അതിനുള്ളൊരു കൊത്ത് ഒരു ഇതിണ്ട് ഒരു കൈക്കോട്ട് മായിരി മമ്മൂട്ടി മായിരി ഇണ്ട് ചെറുത് അതും കൊണ്ട് നമ്മളിങ്ങനേ ചെറുതായിട്ട് പാത്തി മാതിരി കെട്ടണം എന്നിട്ട് അതില് കയ്യും കൊണ്ട് അങ്ങനേ അങ്ങനെ അങ്ങനെ കൊറേച്ച് കൊറേച്ച് കോല ഉടണ മാതിരി ഇട്ടിട്ട് പോണം അങ്ങനെ ഇട്ടിട്ട് പോവുമ്പോ അതില് അങ്ങനെ വരി വരിയായിറ്റ് മുളക്കും

ഉം അങ്ങനെ വരിവരിയായിട്ട് മുളച്ച carrot ഉം അങ്ങനെയന്നെയാണ് അത് carrot വലിച്ച് വെച്ചാൻ പറ്റില് അഹ് ഇടുന്ന് മുളച്ചതോടെ നമ്മള് പിന്ന മണ്ണ് കെട്ട് ആണ് മണ്ണ് നന്നായിട്ട് അയിന് കഴുത്തിനൊപ്പം മണ്ണ് കെട്ടി നിക്കാണ് അത് വലിച്ച് നടൂല rose ആണ് വലിച്ചു നടുക ഇത് വന്ന് വലിച്ചു നടൂല അതീ തന്നെ അങ്ങനേ ഇരിക്ക്യ അപ്പൊ അത് ഒരു തൊണ്ണൂറ് ദിവസൊ ആവുമ്പൊ carrot നല്ല വെള്ളാമി നന്നായിട്ടുണ്ടാവും അതും നല്ല വരുമാനം ഉണ്ട് അത് നല്ല വിളയാൻ തൊണ്ണൂറ് ദിവസോ വേണ്ടു നനീ അപ്പൊ നമ്മള് ഈ എന്നുണ്ട് നീൽഗിരി side ൽ main plantation വന്നിട്ട് tea ആണ് അപ്പൊ അതിന് അതിനെങ്ങനെയാണ് നനി അതെപ്പോ വെതയ്ക്കും അതെങ്ങനെയാണ് നനി

കോട്ടയിട്ടാക്കീട്ട് വരണത് അത് ഒരു നാത്ത് അതിൻറെ അത് ഒരു പേര് അത് കൊട്ട കൊട്ടലപ്പൊ കൊട്ട tea പറയും അതേ മാതിരി clumps നാത്ത് ന്ന് പറയും clumps ന്ന് പറഞ്ഞാ

clumps നാത്ത് ആണ് ആദിക്കെല്ലാ ആദ്യകാലത്ത് ഈ കൊട്ടനാത്തുള്ളു അതൊക്കെ ആൾക്കാർക്ക് എടുക്കാനും കഷ്ട്ടം പ്രയാസൊ ആണ് അത് ചെറുത് ചെറുത് ചെറുത് എലിൻറെ കാത് മാതിരി ഉണ്ടാവുള്ളു അത് കയ്യിൽ വലിച്ച് ഉണ്ടാക്കണെങ്കി ആ കാലത്തൊക്കെ അത് ഭയങ്കര കഷ്ട്ടാണ് ഇപ്പൊളല്ലേ കത്തിയും കൊണ്ടൊക്കെ അറുക്കാൻ തുടങ്ങിയത് അപ്പൊ ഈ എലിക്കാത് മാതിരി ഇണ്ടാക് അയില് ആ ഇലയൊക്കെ എടുത്തുണ്ടാക്കാണെങ്കി ഭയങ്കര കഷ്ട്ടവാ ആ സമയത്താണ് clumps നാത്ത്ന്ന് വന്നത് ആ ശരി ശരി നനിമ്മാ ആ clumps നാത്ത് പറഞ്ഞ അയില് വരുമാനും വരും ബേഗം ബേഗൊ ഇലയും നമ്മള് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇറക്ക clumps നാത്ത് എന്താണ് ഒരു വേഗം ചില്ല് പൊട്ടിപ്പൊട്ടി അത് നല്ല തഴയ്ക്കും പിന്നെ ഒ നനി അപ്പൊ ഈ ഇതിൽ രണ്ട് മാസം രണ്ട് പ്രാവശ്യം എടുക്കാന്ന ത് പറയുമ്പൊ അപ്പൊ മറ്റതില്ലേ കൊട്ടാനെന്തോ പറഞ്ഞില്ലേ അപ്പൊ അതില് എത്ര പ്രാവശ്യം നനി എടുക്കാൻ പറ്റും അഹ് അത് വന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളു അത് മാസത്തിൽ ഒരിക്കലേ എടുക്കുള്ളൂ അത് മാസത്തിൽ ഒരിത്തെ എടുക്കുവാന്ന് പറഞ്ഞാല് അതില് അത്ര വരുമാനൊന്നും ഇണ്ടാവൂല അത്ര വരുമാനം കമ്മിയാണ് clumps നാത്താണ് tea ഇലയില് വന്ന് clumps ആണ് നല്ല ഒരു നല്ല വരുമാനം വരുന്നത് മാസത്തിൽ രണ്ട് പ്രാവശ്യം എടുക്ക നല്ലോണം ഇല നന്നായിട്ട് വരു അത് വലുത് വലുതായിട്ട് ഇണ്ടാകും നല്ല കള കളയായിട്ട് പൊട്ടി വരും അതിനാലെ ആരും വാങ്ങണെ clumps നാത്ത് ഇയ estate ലൊക്കെ അതീകും clumas clumps നാത്തുള്ളു estate ല് ഓ ശരി ശരി നനി അപ്പൊ ഇപ്പൊ നമ്മളത് ഏർ ഒരു പ്രാവിശ്യം ഇട്ട മതി നമ്മക്ക് ഇപ്പൊ അഹ് ഇത് വെതയ്ക്കുമ്പോ ഒരു പ്രാവിശ്യം ഇട്ട മതി പിന്നെ നമ്മക്ക് വെറുതെ മോൾൽ മാത്രം അങ്ങനെ അറുത്തറുത്ത് എടുക്ക അത്രായിനല് അത്രാ ഉള്ളു അല്ലെ

നല്ല കത്തിരീൽ കത്തിയും കൊണ്ട് വെട്ടി ചെറുതാക്കി ചെറുതാക്കി അതിനെ നമ്മള് പാത്തി കെട്ടി പാത്തീല് വലുതാക്കി ഇണ്ടാക്കണം ഇണ്ടാക്കി അത് മുളച്ച് വരും തളഞ്ഞ് വരും മുറിച്ച് വെക്കണം ഓ ശരി ശരി നനി ആഹ് ഇനി അപ്പൊ പ്പൊ നമ്മളെ ഏർ tea tea ആ ഇല കഴിഞ്ഞു ഏർ ഗോസ് കഴിഞ്ഞു beans കഴിഞ്ഞു carrot കഴിഞ്ഞു പിന്നെ വേ ഏർ വേറെന്താ ഉള്ളത്

ഒറ്റ ഈ tea ചെടിൻറെ കൊതെ ഏർ കൊട്ടകളൊക്കെ ഒണക്കി വച്ച് അത് വെത ഇണ്ടാക്കി അത് അങ്ങനെ വരണതിൻറെ പേരാണ് അതാണ് ഈ എലിക്കാത് മാതിരി വരുന്നത് ഉം ശരി നനി നനി ഇപ്പൊ എനിക്ക് ഈ tea എന്നതിനെ പറ്റി മതി എനിക്ക് വേറെ carrot rose beens tea കഴിഞ്ഞു ഇപ്പൊ വേറെന്താണ് എന്തോ നൂർക്കോൾന്ന് എന്തോ പറഞ്ഞില്ലേ അപ്പൊ അയിൻറെ plantation എപ്പറ്റി എന്തെങ്കിലും പറയ് നനിമ്മ

ഞാനക്കെ കണ്ടു പറഞ്ഞ രണ്ടും സാധനം കാണുമ്പൊ ഒരേ മായിരി ഉണ്ടാവും ഒന്ന് വെള്ളയായിട്ടുണ്ടാവും ഒന്ന് ഉം ചൊകപ്പ് ആയിട്ടുണ്ടാവും നൂർക്കോൽ പറയുന്നത് വെള്ള beetroot ന്ന് പറയുന്നത് ചൊവപ്പ് color ആയിട്ടുണ്ടാവും

അപ്പൊ തന്നെ അല്ലെ അതിന് വളർച്ച വരുള്ളൂ ഓ ശ ശരി ശരി നനി

ഒന്നുല്ലേ കാലി flower ആണ് പറയും ഒന്നുല്ലേ beetroot ഒന്നുല്ലേ beans ഇത് ഇ നിങ്ങള് ഇപ്പൊ ഈ ചോയ്ച്ചത് ഒക്ക നമ്മള് ദിവസും കഴിക്കുന്ന സാധനങ്ങളാണ് ഇത് എല്ലാ എടത്തിലും നീലഗിരിയിൽ ഇല്ലാത്ത വീടെ ഇണ്ടാവൂല